ആഹ് ആഹ് ആഹ് അഹ് ഇവിടെ wifi ന്‍റെ ഒരു package offer വരുന്നുണ്ട്. അത് താങ്കള്ക്ക് വേണംചാ നമ്മക്ക്‌ ചെറിയ rate ന് ചെയ്തുതരാം. ഏ~ മ്മളത് range ഇല്ലേങ്കില് പറഞ്ഞ് കയിഞ്ഞാ അത് twenty sevenMBper second ആണ് വരുന്നത്. അത് monthly ഏർ seven hundred ബ~ പ~ ഏർ price വരുന്നാണ്. എന്തായാലുമിത് ready യാക്കിയെടു~ ത്തരുന്നതാണ്. കാരണം നമ്മള customer ഇങ്ങനെ പറഞ്ഞത്‌ കാരണം പ~ അഹ് പക്ഷെ ആ ഭാഗത്തൂന്ന് വേറാരും complaint അങ്ങനെ register ചെയ്തിട്ടില്ല. സംഭവം genuine ആണോന്ന് ആദ്യം ഒന്ന് അന്വേഷിക്കും. മ്മള് file compare ഓ temporary ആയിട്ട് call record ഉം register ചെയ്യുന്നുണ്ട്. അന്നാ ഇതേപോലെ കൊറേ പെട്ടെന്നിതുപോലെ വിളിച്ചുവരുത്തീട്ട് ഇതേപോലെ കൊറേ issues ഇണ്ടായിട്ടുണ്ട്. നമ്മള് അത് കാരണം complaint register ചെയ്യുന്ന ഭാഗാണെന്നുച്ചാ നമ്മള് എന്തായാലും അവിടെ പോയിട്ട്

അത് uncle ളേ please ദയവായിട്ട് port ചെയ്യുന്നും ചെയ്യരുത് നമ്മളത് എന്തായാലും പരിഗണിക്കുന്നതാണ്. ഏർ

ഫോ~ phone call record ചെയ്യണില്ലന്ന്. നിങ്ങള് ദയവായിട്ട് ചൂടാവൊന്നും ചെയ്യരുത്. നമ്മള് manager അറിഞ്ഞ് കയിഞ്ഞാ

ആണോ ആ okay okay നമ്മള് നമ്മളെന്തായാല്‍ പരിഗ~ പരിഗണിക്കുന്നവരെ നമ്മടെ ഏർ wifi വിയും modem box ഉം നമ്മള് തല്ക്കാലം അതിവിടെ വെക്കാം. അതെന്തായാലും genuine നായിട്ട് നിങ്ങക്കെന്നെ internet കിട്ടും call ന്‍റെ കാര്യം ഒരു one month വരെയൊന്ന് wait ചെയ്യണം. one month ന്ന് അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണോ? തീരെ call പൂവാത്ത രീതിയാണോ? ആണോ ആണോ ഓ ഓ Hello port എയ്യണ്ട നമ്മളെന്തായാലും നാളെ ന്ന് അവിടത്തെ office staff നെ എന്തായാലും അങ്ങട്ട് അയക്കുന്നതാണ് ഏർ അല്ലേ

പാലക്കാടല്ല വരുന്നെ നമ്മടെ branch വരുന്നെ മലപ്പ്രത്താ.

ദെയ് ഇതെന്തായാലും അവര്

Twenty eight days നമ്മടെ wifi modem ത്തിന്‍റെ ഇത് ദ് വെക്കാം വെക്കാം. അത് നിങ്ങള് അഹ് pa~ payment ഒന്നും ചെയ്യണ്ട. നമ്മളത് complaint genuine ആണന്നുച്ചുകഴിഞ്ഞാ അത്‌ free ആയിട്ട് താങ്കൾക്ക് ദാക്കുന്നതാണ്.

അത് ഞാ~ നിങ്ങടെ tower location കൊറേ long ആയതുകൊണ്ടുള്ള പ്രശ്നാണോ, നമ്മള് കൊറച്ച് അടുത്തേക്കുള്ളൊരു tower ഉം കൂടി വെക്കാൻ വേണ്ടീട്ട് ങ്ങ നിക്കുന്നുണ്ട്

ആഹ് ഇത് ഏർ ഏറെക്കുറെ എത്ര kilometer distance ലാണ് tower വരുന്നേ? long ഏ വരുന്നുള്ളൂ ആഹ് ഉം ആണോ നമ്മടെ ഭാഗത്തു തന്നെ പാലക്കാട് ഭാഗത്തുന്നിങ്ങനൊരു complaint ആദ്യായിട്ടാണ് വരുന്നത് പക്ഷെ നമ്മടെ brand ന

ഏർ താങ്കൾ അങ്ങനെ ചെയ്യരുത്. നമ്മളെന്തായാലും ഇതിനൊരു പരിഹാരം ചെയ്യും. നമ്മള് port ന്‍റെ ഇദായതുകൊണ്ടേ ഈ daily ഏർ review കമ്മിയായി വരും. porting ന്‍റെ review നമ്മള് അങ്ങനെ Service ആയതുകൊണ്ടല്ല നമ്മടെയീ കോവിഡ് issue കാരണാണ്. താങ്കൾക്ക് എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുംന്ന് അറിയില്ല. എന്‍റെ ഒരു ഇതും ആ ഭാഗത്ത് full containment zone ആയതുകൊണ്ടാണ് നമ്മക്കങ്ങട് എത്തിച്ചേരാൻ പറ്റാത്തത്. നിങ്ങള്ടെ പേരിലാ ആഹ് already complaint ഇവിടെ register ചെയ്ത് വെച്ചിട്ടുണ്ട്. അതണ്ടത് കണ്ടിട്ടുണ്ട് ഏർ manager നെ contact എയ്യണ്ട ആവശ്യവില്ല. മ്മള് തന്നെ അത് പരിഗണിച്ചുതരാം. ഏർ ഉം താങ്കള് താന്~ താ~ manager ന് അങ്ങനെ genuine ആയിട്ടിള്ളതാണെന്ന് അന്വേഷിച്ചിട്ട് വേണേച്ചാ നിങ്ങക്ക് number തരാം. നമ്മളങ്ങനെ ഇതേപോലെ ഓരോ issues ഇണ്ടായി direct manager ന് number കൊടുത്തിട്ടത് Some fake issues ഒക്കെ വരാറിണ്ട്. ഏർ അതിൽ ഏർ sir office ല് ഇണ്ട് കൊടുക്കാൻ അപ്പോ അങ്ങനെ local calls മൂപ്പര് എടുക്കാറില്ല. സംഭവം ഇങ്ങനെ ഒര് ആദ്യം ഈ news ശെരിക്കും genuine ആണോന്ന് അന്വേഷിച്ചുനോക്കും, കാരണം നിങ്ങക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെന്നല്ലേ പറഞ്ഞെ phone off ആവണ രീതിക്കുള്ള range

അതെന്നെയാ പറഞ്ഞേ ഏർ ഈ further containment zone ന്ന് പറഞ്ഞ് കയിഞ്ഞിഞ്ഞാ നമ്മളെന്തായാലും വന്ന് check എയ്യും verification ചെയ്യുന്നുണ്ട്. അയിനുള്ളില് verification എന്തായാലും അഹ് fourteen days അ് twenty eight days നുള്ളില് complaint പരിഗണിച്ചു തരും.

അയ്യോ അത്‌ ചെയ്യരുത്‌. നമ്മളെ പുതിയ offers ഒക്കെ വരുന്നുണ്ട്. ഈ net ന്‍റേയും call ന്‍റെയൊക്കെ twenty eight days ന്‍റെ offers വരുന്നുണ്ട്. പിന്നെ ഈ ഇതിന്‍റെയൊക്കെ offer വരുന്നുണ്ട്. unlimited call ഇപ്പോ valentine's day കഴിട്ട് two day full day free net

നമ്മള് അതിന്‍റെ കാര്യം നമ്മള് അതിന്‍റെ കാര്യം എന്തായാലും പരിഗണിക്കുന്നതാണ് നം~ നിങ്ങക്ക് ത~ വേണെങ്കില് ഇങ്ങത്തെ ഓരോ offers ഇണ്ട്, വാണ്ന്ന്ച്ചാ പരിഗണിച്ചിട്ട് അതിന്‍റൊപ്പം ചെയ്തുതരാം ഇതിന്‍റൊപ്പം വരുന്നേ ഏർ ഏർ one one ഫോ~ അഹ് one four double nine ന്‍റെ വേറെ offer വരുന്നുണ്ട്, ഈ net unlimited ഉം വരുന്നുണ്ട്, പിന്നെ ഫോ~ ആഹ് free phone video subscription വരുന്നുണ്ട്. നാല് favorite phone ന്‍റെ ഏർ bite ന്‍റെ ഏർ അത് one month വരെ free ആണ് പിന്നെ നിങ്ങക്ക് continuous ആണെച്ചാല്‍ അത് വേറെ offer വരുന്നുണ്ട്. അതിന്റെ കാര്യം എന്തായാലും അതിന്റെ കാര്യം എന്തായാലും നമ്മളിവിടെ complaint register എയ്തണു. ഏഴു ദിവസമാണ് മറ്റേ എന്താ ചെന്നു verification ഏർ complaint register ആയാ verification genuine ആണെന്നുവെച്ചാ ഏർ twenty days നുള്ളിൽ സംഭവം ready ആക്കും അല്ലെങ്കിൽ ന്ന്ണ്ടെ നമ്മളെന്തായാലും അത് manager മാര് ഡി~ ങ്ങളെ വിളിച്ചറിയിക്കും ഇങ്ങനെയാണ് ഇത്, ഈ വിഷയം എന്താന്ന് നമ്മളന്വേഷിച്ചിട്ട് പറയണല്ലോ. കാര്യം ങ്ങടെ ഭാഗത്തുനിന്ന് മാത്രാണ്, ന്നു പറഞ്ഞാ, ങ്ങടെ side ന്ന് മാത്രാണ് ഇങ്ങനെ complaints വരുന്നൂന്നാ പറയുന്നേ.

നാളാന്ന് അല്ല se~ seven days ആണ് നമ്മക്ക് ത~ അനുവദിച്ച സമയം അയിനുള്ളിൽ വന്നിട്ട് നമ്മള് check ചെയ്തുനോക്കും. ആഹ് നമ്മളെ offers എന്താന്നുവെച്ചാലൊന്ന് അന്വേഷിച്ചുനോക്കുവാ. നമ്മളെ ഏർ പെട്ടീഎമ്മിലും ജിയോ ആഹ് ഗൂഗ്ൾപേയിലൊക്കെ available ആണ് വേറെ day~ അഹ്

hi ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് football നെ പറ്റിയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി ഉള്ള കായിക വിനോദമാണ് ആണ് കാൽ പന്ത് കളി അഥവാ football. പതിനൊന്ന് പേര് അടങ്ങുന്ന രണ്ട് team കൾ തമ്മിലുള്ള മത്സരമാണിത്. ചതുരാകൃതിയിലുള്ള മൈതാനത്തിലാണ് കളി നടക്കുന്നത്. മൈതാനത്തിന്റെ രണ്ടറ്റത്തും goal post സ്ഥാപിച്ചിരിക്കും. ഗോളാകൃതിയിലുള്ള പന്ത് എതിർ team ൻറെ goal ൽ എത്തിക്കുകയാണ് team കൾ team കളുടെ ലക്ഷ്യം. ഏറ്റവും കൂടുതൽ goal നേടുന്നവർ കളി ജയിക്കുന്നു. കാല് കൊണ്ടാണ് പ്രധാനമായും football കളിക്കുന്നതെങ്കിലും കൈ ഒഴികെ മറ്റെല്ലാ ശരീര ഭാഗങ്ങളും കളിക്കാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, എന്നാൽ ഇരു team ലെയും goal keeper മാർക്ക്,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 ചൈനയിലെ ഹാൻ സാമ്രാജ്യകാലത്താണ് football ആദ്യരൂപം കളിച്ചിരുന്നതായി കണക്കാക്കുന്നത്. football എന്ന പേരിൽ അമേരിക്കയിൽ മറ്റുചില കളികളും ഉണ്ട്. അതിനാൽ, തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ കാൽപന്തുകളി അവിടെ soccer എന്ന് അറിയപ്പെടുന്നു. association football എന്ന് മറ്റൊരു പേരാണ്. ഫെഡറേഷൻ ഓഫ് ഇൻറർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ. ഫിഫ ആണ് ഈ കളിയുടെ നിയമം പരിഷ്കരി പരിഷ്കരിക്കുന്നതും നടപ്പിലാക്കുന്നതും ലളിതമായ നിയമങ്ങളും പരിമിതി~മായ സൗകര്യങ്ങളുമാണ് football നെ ജനപ്രിയം ആക്കുന്നത്. ഇരുനൂറ് രാജ്യങ്ങളിലായി കോടിക്കണക്കിന് ആളുകൾ ഈ കായിക വിനോദത്തിൽ ഏർപ്പെടുന്നുണ്ട്. latin american രാജ്യങ്ങൾ, യൂറോപ്പ് എന്നിവിടങ്ങളിലാണ് football ഏറ്റവും പ്രചാരമുള്ളത്.

പന്ത് കൈക്കലാക്കി എതിർ team ൻറെ വലയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. നിശ്ചിത സമയമായ തൊണ്ണൂറ് minute ന്റെ പരിധിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ goal നേടുന്ന team കളി ജയിക്കത്തുള്ളൂ. ഇരു team കളും തുല്യ goal കൾ ആണ് നേടിയതെങ്കിൽ കളി സമനിലയിൽ ആകും, പന്ത് വരുതിയിലാക്കി കാലുകൾ കൊണ്ട് നിയന്ത്രിച്ച് മുന്നോട്ട് നീങ്ങി team അംഗങ്ങൾ തമ്മിൽ പരസ്പരം പന്ത് കൈമാറി goal വലയത്തിന് അടുത്തെത്തുമ്പോൾ goal keeper റെ കബളിപ്പിച്ച് പന്ത് വലയിലാക്കുക എന്നതാണ് കളിയുടെ ക്രമം. പന്ത് കൈക്കലാക്കി. goal ആക്കാനായി ഇത്തരത്തിൽ team കൾ തമ്മിൽ നടക്കുന്ന മത്സരമാണ് football നെ ആവേശഭരിതമാക്കുന്നത്. പന്ത് കളിക്കളത്തിന്റെ അതിർത്തി പുറത്തേക്ക് പോകുമ്പോഴോ കളി നിയന്ത്രിക്കുന്ന referee നിർത്തിവെക്കുമ്പോഴോ മാത്രമേ football കളി നിശ്ചലമാകുന്നുള്ളൂ. പല, പ്രദേശങ്ങളിലായി വിവിധ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കളിച്ചിരുന്ന football ന്റെ നിയമങ്ങൾ ദീർഘകാല ശ്രമങ്ങളുടെ ഫലമായി ക്രോഡീകരിക്കപ്പെട്ടത്. ഇതിനുള്ള ശ്രമങ്ങൾ ശക്തമായത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ഇന്ന് നിലവിലുള്ള നിയമങ്ങളുടെ ഏകദേശം ചിത്രം രൂപപ്പെടുത്തിയത് കേംബ്രിഡ്ജിലെ, trinity co~college ആണ് പതിനെട്ടെ നാൽപ്പത്തി എട്ടിൽ ഇംഗ്ലണ്ടിലെ വിവിധ team കൾ ചർച്ചയ്ക്ക് ഇരുത്തുകയാണ് ഇത് സാധ്യമാക്കിയത്. കളി നിയമങ്ങളുടെ ക്രോഡീകരണത്തിനുള്ള ശ്രമങ്ങൾ പതിനെട്ടെ അറുപത്തി മൂന്നിൽ ഫുട്ബോൾ അസോസിയേഷൻ FA എന്ന സംഘടനയുടെ രൂപവൽക്കരണത്തിന് കാരണമായി.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

ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പാരീസില് രൂപം കൊണ്ട ഫിഫ IFAB യുടെ നിയമങ്ങൾ പിന്തുടരുമെന്ന് പ്രഖ്യാപിച്ചു. കാലക്രമത്തിൽ Football ഏറ്റവും ശക്തമായ സംഘടനയായി. ഫിഫ മാറി. ഇന്ന് IFAB ൽ ഏറ്റവും കൂടുതൽ പ്രതിനി പ്രതിനിധി ഉള്ള~ള്ളത് ഫിഫയിൽ നിന്നാണ്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 പന്ത് കൈകൊണ്ട് തൊടുവാൻ അനുവാദം ഉള്ള ഏക കളിക്കാരൻ goal keeper ആണ് എന്നാൽ penalty area ഉള്ളിൽ വച്ച് മാത്രമേ goal keeper ക്ക് പന്ത് കൈ കൊണ്ട് തൊടുവാൻ അനുവാദമുള്ളൂ. തനിക്കോ മറ്റ് കളിക്കാർക്കോ പരിക്കേൽക്കുന്ന വിധത്തിൽ യാതൊന്നും ധരിക്കാൻ പാടില്ല. ഇതിൽ മോതിരം, മാല, എന്നിങ്ങനെയുള്ള ആഭരണങ്ങൾ ഉൾപ്പെടും കളി പുരോഗമിക്കുന്നതിനിടെ ചില കളിക്കാർക്ക് പകരക്കാരെ ഇറക്കാം. രാജ്യാന്തര മത്സരങ്ങളിലും മറ്റു ദേശീയ മത്സരങ്ങളിലും ഇത്തരം പകരക്കാരുടെ എണ്ണം മൂന്നായി നിജപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ, ചില സൗഹാർദ്ദ മത്സരങ്ങളിൽ ഇതിന് പരിധിയില്ല കളത്തിൽ കളത്തിലുള്ള ഒരു താരം പരിക്കേൽക്കുമ്പോഴോ തളരുമ്പോഴോ അല്ലെങ്കിൽ അയാളുടെ, കളി നിലവാരം താഴ്ന്നു എന്ന് പരിശീലകന് തോന്നുമ്പോഴോ ആണ് സാധാരണ പകരക്കാരെ ഇറക്കുന്നത്. അങ്ങനെ പകരക്കാരൻ കളത്തിൽ ഇറങ്ങിയാൽ ഏതു താരത്തിനും പ്രസ്തുത മത്സരത്തിൽ പിന്നീട് കളിക്കാൻ ആവില്ല. സാധാരണയായി ഒന്നു മുതൽ അഞ്ച് വരെ ഉള്ള അളവുകളിൽ പന്തുകൾ ലഭ്യമാണ് അളവിന്റെ number കൂടുന്നത് അനുസരിച്ച് വലിപ്പവും കൂടുന്നു ഫിഫയുടെ അംഗീകാരമുള്ള കളികൾക്ക് ലോകമെങ്ങും എങ്ങും ഉപയോഗിക്കുന്നത് അഞ്ച് അളവിലുള്ള പന്തുകളാണ്. ഈ പന്തുകൾക്ക് അറുപത്തെട്ടു മുതൽ എഴുപത് centimeter വരെ ചുറ്റളവും നാനൂറ്റി പത്ത് മുതല നാനൂറ്റി അൻപത് വരെ gram ഭാരവും ഉണ്ടായിരിക്കണം. അവയിലെ വായു മർദ്ദം സാധാരണ അന്തരീക്ഷമർദ്ദത്തിന്റെ പൂജ്യം point ആറ് മുതൽ ഒന്നേ point ഒന്ന് വരെ മടങ്ങാകാം ആദ്യകാലത്ത് ഏതാനും ഷഡ്ഭുജ രൂപത്തിലുള്ള തുകൽ, തുകൽ കഷ്ണങ്ങൾ തമ്മിൽ തുന്നി ചേർത്ത ഗോളാകൃതിയിൽ ആക്കിയാണ് കാൽപന്തുകൾ നിർമ്മിച്ചിരുന്നത് കാറ്റ് നിറയ്ക്കാൻ അതിനകത്ത് rubber കൊണ്ട് ഉള്ള ഒരു blader ഉണ്ടാകും ഇതിൽ pump ഉപയോഗിച്ച് കാറ്റ് നിറച്ച് അതിൻറെ വായ് ഭദ്രമായി കെട്ടി പന്തിനകത്ത് കയറ്റിവെച്ച് പന്തിന്റെ പുറം വായ് shoe lace കൾ കെട്ടുന്ന മട്ടിൽ ചരട് ഉപയോഗിച്ച് കെട്ടിയുറപ്പിക്കുകയായിരുന്നു പതിവ്, പിൽക്കാലത്ത് നേരിട്ട് കാറ്റ് നിറയ്ക്കുന്ന~ന്ന

നൂറ് മുതൽ നൂറ്റിപത്ത് meter വരെ നീളവും അറുപത്തിനാല് എഴുപത്തഞ്ച് meter വരെ വീതിയുമുള്ള കളിക്കളം ആയിരിക്കണം മുതിർന്നവരുടെ football മത്സരത്തിന് ഉപയോഗിക്കുന്നത്. ദീർഘ ചതുരാകൃതിയിൽ ആയിരിക്കണം കളിക്കളം നീളമുള്ള അതിർത്തി വരെ നീളമുള്ള അതിർത്തി വരെ touch line എന്നും നീളം കുറഞ്ഞ goal line എന്നും അറിയപ്പെടുന്നു. ഇരുവശത്തെയും goal line കൾ ആണ് goal post കൾ സ്ഥാനം goal post ന് മുന്നിലുള്ള പതിനാ~പതി~പതിനാറേ point മൂന്ന് meter സ്ഥലത്താണ് penalty post. goal line ൽ നിന്നും കള കളികളത്തിലേക്ക് പതിനെട്ട് അര തള്ളി നിൽക്കുന്നതിനാൽ പതിനെട്ട് yard box എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു. കളിക്കളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണിത്. ഈ വരയ്ക്കു വെളിയിൽ വച്ച് goli keeper പന്ത് കൈകൊണ്ട് തൊട്ടാലോ box നുള്ളിൽ വെച്ച് goal ലക്ഷ്യമാക്കുന്ന കളിക്കാരനെ എതിർ team ൻറെ defender foul ചെയ്താലോ സാധാരണ കളിയിൽ penalty kick നൽകി ശിക്ഷിക്കപ്പെടും. രണ്ട് goal post കൾക്കും ഇടയിൽ ഏഴേ point മുപ്പത്തി രണ്ട് meter അകലവും അവയെ ബന്ധിപ്പിക്കുന്ന മുകൾ തണ്ടിന്റെ അടിവശത്ത് രണ്ടേ point നാലേ നാല് meter ഉം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 ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ നിർത്തുകയാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് football. കേരളത്തിലെ കലകൾ അതായിത് കേരളീയ കലകൾ കേരളീയതനത് കലാരൂപങ്ങൾ ഒട്ടേറെ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ കേരളത്തിലുണ്ട് ചിലകാലരൂപങ്ങൾ അനുഷ്‌ഠാനങ്ങളായി ആരംഭിക്കപ്പെട്ടതാണെങ്കിലും നിലവിൽ അവ പ്രദർശനമായി നടത്തപ്പെടുന്നുണ്ട് കലകളെ ദൃശ്യകലകൾ പ്രകടനകലകൾ എന്നിങ്ങനെ രണ്ടായിതരംതിരിക്കാം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

പ്രകടന കലകൾക്ക് അകമ്പടിയായി വികസിച്ച ചില ശ്രവ്യകലാരൂപങ്ങൾ ഇപ്പോൾ സ്വന്തമായ നിലനിൽപ് കൈ വരിച്ചിട്ടുണ്ട് ഉദാഹരണം കഥകളിപദം ഇതിൻറെ ചരിത്രം എന്നുപറയുമ്പോൾ പ്രാചീന ചരിത്രം ചരിത്രാതീത കാലം മുതൽക്കേയുള്ള കലയുടെ ചരിത്രം പറയാനാവുന്ന നാടാണ് കേരളം BC ആറായിരം വരെ പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ വയനാട്ടിലെ എടക്കൽ ഗുഹയിൽ കണ്ടെത്തിയിട്ടുണ്ട് മധ്യകാല ചരിത്രം കേരളം ഉൾപ്പടെയുള്ള ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ കലാ സാഹിത്യ രംഗത്ത് ഏറ്റവും പ്രാധാന്യമുള്ള കാലഘട്ടമാണ് സംഘകാലം

തിരുനന്ദിക്കര വിഴിഞ്ഞം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം ഗുഹാക്ഷേത്രങ്ങൾ കാണാൻ കഴിയും കേരളത്തിലെ ഗുഹാ ക്ഷേത്രങ്ങൾ ആയിരുന്നു പല്ലവരുടെയും പാണ്ഡ്യരുടെയും

തിരുനന്ദിക്കര ഗുഹാ ക്ഷേത്രത്തിൽ ആണ് ഏറ്റവും പഴക്കമുള്ള പുവർ ചുവർ ചിത്രങ്ങൾ കാണപ്പെടുന്നത്. കേരളീയ വാസ്തുശിൽപ കലയിൽ അധിഷ്ഠിതമായി നിർമ്മിക്കപ്പെട്ട തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം എട്ടാം നൂറ്റാണ്ടിൽ ചേര രാജക്കൻമാരുടെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു പത്താം നൂറ്റാണ്ടോടെയാണ് granite അല്ലെങ്കിൽ laterite ഉപയോഗിച്ചുള്ള laterite ഉപയോഗിച്ചുള്ള ഘടനാപരമായ ക്ഷേത്ര നിർമ്മിതികൾ വ്യാപകമായി വ്യാപകമായിത്തുടങ്ങിയത് ഈ കാലഘട്ടത്ത് നിർമ്മിക്കപ്പെട്ട തൃച്ചംബരം തിരുമിറ്റക്കോട് തിരുനെല്ലി തിരുവാനാ തിരുനാവായ ഐരാണിക്കുളം തിരുവഞ്ചിക്കുളം തൃക്കാക്കര തിരുവല്ല തൃക്കൊടിത്താനം പെരുന്ന ക്ഷേത്രങ്ങൾക്ക് പൊതുവായ ഒരു വാസ്തുവിദ്യാ ശൈലി ഉണ്ട് കേരളീയ ദൃശ്യ ശ്രവ്യ കലകളുടെ വളർച്ചയിൽ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

തൊണ്ണൂറ്റിയെട്ട് May ഇരുപത്തി ഏഴിന് portuguese നാവികനായ വാസ്കോ ഡ ഗാമ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കാപ്പാട് കപ്പലിറങ്ങിയതിനെ തുടർന്നുള്ള colonial കാലഘട്ടം ആയിരത്തിതൊള്ളായിരത്തിനാപത്തിഏഴ് August പതിനഞ്ചിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ തുടർന്നു കേരളത്തിലെ തനത് കലകൾക്കൊപ്പം വൈദേശിക കലാരീതികൾ കൂടി പ്രചാരത്തിലേക്ക് ഉയർന്നുവന്ന കാലഘട്ടം ആണ് ഇത് portuguese ഭരണ കാലത്താണ് പാശ്ചാത്യ ദൃശ്യകലാരൂപമായ opera യുടെ സ്വാധീനം ഉൾക്കൊള്ളുന്ന ചവിട്ടുനാടകം ആവിർ

Indian ശൈലിയുമായി സമന്വയിച്ച സമന്വയിപ്പിച്ച വിഖ്യാത കലാകാരനായിരുന്നു രാജാ രവിവർമ്മ ആയിരത്തിഎണ്ണൂറ്റിഅറവത്തിഎട്ടിൽ തിരുവനന്തപുരം കൊട്ടാരത്തിൽ എത്തിയ

ചുമർചിത്രകല വാസ്തുശില്പകല കളമെഴുത്ത് ആധുനികചിത്രകല എന്നിവയെല്ലാം ഉൾപ്പെടുന്നു ഗുഹകളിലും ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും മറ്റും ചുമർചിത്രങൾ കാണാം കേരളത്തിലെ പുരാതനവേ ദേവാലയങ്ങൾ വാസ്തു ശില്പകലയുടെ സ്വഭാവം പഠിക്കാൻ സഹായിക്കും ലോഹം മണ്ണ് തടി തുടങ്ങി വിവിധ വസ്തുക്കൾ ശിൽ ഉപയോഗിച്ച് ശില്പങ്ങൾ നിർമ്മിക്കുന്നു ചില പ്രധാന ദൃശ്യകലാ രൂപങ്ങൾ താഴെ പ്രതിപാദിക്കുന്നു കളമെഴുത്ത് അഞ്ചു നിറത്തിലുള്ള പൊടികൾകൊണ്ട് നിലത്ത് ദേവതകളുടെ കളം എഴുതുന്നതാണ് കളമെഴുത്ത് പ്രകൃതിയിൽ നിന്നു കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് വിവിധ നിറങ്ങളുള്ള പൊടികൾ തയ്യാറാക്കുന്നത് ചുമർചിത്രകല ക്ഷേത്രങ്ങളും പള്ളികളും കൊട്ടാരങ്ങളും മറ്റും മേടിയാകുന്നതിന് മോടിയാക്കുന്നതിന് അവയുടെ ചുമരുകളിൽ വരക്കുന്ന ചിത്രങ്ങളെയാണ് പൊതുവെ ചുമർചിത്രങ്ങൾ എന്നു പറയുന്നത് ആദ്യകാലങ്ങളിൽ പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ചാണ് ചുമർചിത്രങ്ങൾ വരച്ചിരുന്നത് എന്നാൽ ഇന്ന് acrylic ഉൾപ്പടെ ചുമർ ചിത്രരചനക്ക് ഉപയോഗിക്കുന്നുണ്ട് ഗുഹാചിത്രങ്ങളും മറ്റും ചുവർച്ചിത്രങ്ങളായല്ല അവയെ മുന്നോടികളായി ചിത്രങ്ങളായാണ് പരിഗണിക്കുന്നത് ആധുനിക ചിത്രകല ആധുനിക ചിത്രകല രാജാ രവിവർമ്മയോടെയാണ് ആരംഭിക്കുന്നത് എണ്ണച്ചായമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന മാധ്യമം Europe ലും മറ്റ് സ്ഥലങളിലും ചിത്രകലയിൽ ഉണ്ടായ മാറ്റങ്ങളും പരീക്ഷണങ്ങളും കേരളത്തിൽ ആധുനിക ചിത്രകലയിലും ഉണ്ടായിട്ടുണ്ട്

classic കലകൾ നാടോടിക്കലകൾ എന്നിങ്ങനെയും കലകളെ വിഭജിക്കാറുണ്ട് അത്തപ്പൂക്കളം പ്രധാനമായും ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കൾ കൊണ്ട് നിലത്ത് ഒരുക്കുന്ന ചിത്രങ്ങളാണ് പൂക്കളം എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ പ്രകടന കലകൾ ശബ്ദവും ശരീരവും ഉപയോഗിച്ച് സാധാരണയായി ഒരു സദസ്സിനു മുന്നിൽ അവതരിപ്പിക്കുന്ന കലകളാണ് പ്രകടന കലകൾ അവതരണ കലകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് നൃത്തം സംഗീതം നാടകം സംഗീതം നാടകം magicmime പാവകളി എന്നിങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രകടന കലകൾ ഉണ്ട് കേരളത്തിലെ പ്രകടന കലകളെ അനുഷ്ഠ കലകൾ ക്ഷേത്ര കലകൾ സാമൂഹിക കലകൾ, ഗോത്രകലകൾ നാടൻ കലകൾ കായിക വിനോദകലകൾ എന്നിങ്ങനെ വിവിധ രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് കൂത്ത് കൂടിയാട്ടം കഥകളി പാഠകം തുള്ളൽ പടയണി മുടിയേറ്റ് തിറയാട്ടം തെയ്യം കൃഷ്ണനാട്ടം ഗരുഡൻ തൂക്കം കാവടിയാട്ടം തുടങ്ങിയവ ക്ഷേത്രകലകളോ അനുഷ്ഠാന കലകളോ ആണ് യാത്രക്കളി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 ജാലവിദ്യ ഹാസ്യാനുകരണവും ശബ്ദാനുകരണവും എല്ലാം ഉൾപ്പെടുന്ന പൊതുവെ mimi എന്നറിയപ്പെടുന്ന കല circus ഇവയൊക്കെയും കേരളത്തിൽ അവതരിപ്പിച്ചുവരുന്ന പ്രകടന കലാരൂപങ്ങളാണ് തിരുവാതിരക്കളി ആഹ് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായും അല്ലാതെയും അവതരിപ്പിക്കപ്പെടുന്ന കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ് തിരുവാതിരക്കളി ചെറിയ വ്യത്യാസങ്ങളോടെയാണെങ്കിലും കൈകൊട്ടിക്കളി കുമ്മികളി എന്നീ പേരുകളിലും ഈ കലാരൂപം അറിയപ്പെടുന്നു കഥകളി കഥകളി വിവിധ കലകളുടെ സംഗമം കൊണ്ട് സമ്പന്നമാണ് സംഗീതം സാഹിത്യം അഭിനയം നൃത്തം വാദ്യം എല്ലാം ഇതിലുണ്ട് കേരളത്തിന്റെ തനതു കലയാണ് കഥകളി മോഹിനിയാട്ടം മോഹിനിയാട്ടം കേരളത്തിന്റെ തനത് ലാസ്യനൃത്തകലാരൂപമാണ് നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ചതുർവൃത്തികൾ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 രസരാജനായ ശൃംഗാരമാണു മോഹിനിയാട്ടത്തിൽ കൂടുതലായി ആവിഷ്കരിക്കപ്പെടാറുള്ളത് ശൃംഗാര രസപ്രകരണത്തിനു ഏറ്റവും അനുയോജ്യമായ വൃത്തിയും കൈശികിയത്രെ മലയാളത്തിലെ ഒരേയൊരു ശാസ്ത്രീയ സ്ത്രീനൃത്തകലയായ മോഹിനിയാട്ടം ഈയിടെയായി പുരുഷന്മാരും ആടിക്കാണുന്നുണ്ട് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ

അതേ സമയം അതിന്റെ അടിസ്ഥാനം ശാസ്ത്രീയമാണ് കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ കഥകളി നടനമാണ് കേരളനടനമായി വളർന്നത് ശാസ്ത്രീയമായ സർഗ്ഗാത്മക നൃത്തം ഒരു പക്ഷേ കേരള നടനം മാത്രമായിരിക്കും

hello നമസ്കാരം ഞാൻ ഇന്നിവിടെ ഇണ്ടാക്കാൻ പോകുന്നത് chicken ബിരിയാണി ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ബിരിയാൻ എന്ന ഇറാനി പദത്തിൽ നിന്നാണ് ബിരിയാണി ഉണ്ടായത് അതിനാൽ ഇതിന്റെ ഉറവിടം ഇറാൻ ആണെന്ന് കരുതപ്പെടുന്നു പണ്ട് അരിയും ആടിന്റെ കാലും ചേർത്താണ് ബിരിയാണി ഉണ്ടാക്കി കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് വിവിധ തരത്തിൽ വിവിധ തരത്തിലുള്ള ബിരിയാണികൾ ലഭ്യമാണ് അപ്പം നമ്മക്ക് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ബിരിയാണി എങ്ങനെ ഉണ്ടാകുന്നത് നോക്കാം ഇന്നത്തെ special ഒരു ബിരിയാണിയാണേലും അത് മൺചട്ടിയിൽ ഉണ്ടാക്കിയ beef ബിരിയാണി അല്പം ക്ഷമ ഉണ്ടെങ്കിൽ hotel നിന്നും കിട്ടുന്നതിനേക്കാൾ നല്ല ബിരിയാണി നമുക്ക് വീട്ടിൽത്തന്നെ ഉണ്ടാക്കാം പാചകം പഠിച്ചു വരുന്നവർക്ക് അവധി ദിവസങ്ങളിൽ വീട്ടിലുള്ളവർക്ക് ഒരു surprise ഉം കൊടുക്കാം ഇതിൽ പറയുന്ന രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങല്കും ഒരു കിടിലൻ ബിരിയാണി തയ്യാറാക്കാം മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക taste തന്നെ ആണ് നല്ല beef ആണെങ്കിൽ mutton പോലും തൊറ്റു പോകും അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആവശ്യമായ സാധനങ്ങൾ beef ഒരു kilo ഇടത്തരം കഷ്ണങ്ങളാക്കിയത് സവാള ഒരു kilo കനം കുറച്ച്

കുരുമുളക് പൊടി ഒരു tablespoon മഞ്ഞൾപ്പൊടി ഒരു tea spoon ഗരം masala രണ്ട് tea spoon ഉപ്പ് ആവശ്യത്തിന് മല്ലിയില പുതിനയില ഒരു പിടി വീതം എണ്ണ നാല് tablespoon കൈമ അരി ഒരു kilo നെയ്യ് അഞ്ച്‌ tablespoon അണ്ടിപ്പരിപ്പ് kismis സവാള വറുത്തത് garnish ചെയ്യാൻ തയ്യാറാക്കുന്ന വിധം കൈമ അരി ബിരിയാണിക്കൽ കൈമ അരി ബിരിയാണിക്ക് നല്ല മണവും രുചിയും കൂട്ടും ഒരു kilo അരിക്ക് ഒരു kilo ഇറച്ചിയും ഒരു കിലോ സവാളയുമാണ് ആവശ്യം ആദ്യം തന്നെ നമുക്ക് അരി വേവിച്ച് മാറ്റിവെക്കാം ഞാനിവിടെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഊറ്റിയെടുക്കുന്നവരുണ്ട് അരി അളക്കാനായി ഒരു glass എടുക്കുക എത്ര glass അരി ഉണ്ടോ അതിന്റെ ഇരട്ടി വെള്ളമാണ് എടുക്കേണ്ടത് അരി അളക്കുമ്പോൾ തല വടിച്ചു വേണം എടുക്കാൻ ഒരു kilo അരി

അരി നന്നായി കഴുകി വൃത്തിയാക്കി പത്ത് minute നേരം വെള്ളത്തിൽ കുതിർക്കുക അതിനു ശേഷം വെള്ളം വാലാനായി അരിപ്പയിലേക്കു

നല്ല മയം വന്ന പഴക്കമുള്ള മൺചട്ടിയാണെങ്കിൽ അടിയിൽ പിടിക്കില്ല മൺചട്ടി ചൂടാകുമ്പോൾ അഞ്ച്‌ table spoon നെയ്യ് ഒഴിക്കുക ഡാൽഡ

കുറച്ച് മല്ലിയില കുറച്ച് പുതിനയില ചേർത്ത് വഴറ്റുക അതിലേക്ക് ഊറ്റിവെച്ചിരിക്കുന്ന അരി ചേർത്ത് പത്ത് minute ഇളക്കണം വെള്ളമയം ഒന്ന് മാറുമ്പോൾ തിളപ്പിച്ച് വച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒരു നാരങ്ങയുടെ നീര് കൂടെ വെള്ളത്തിൽ ചേർക്കണം നേരങ്ങ നീര് ചേർക്കുന്നത് അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അരി ഒന്ന് നന്നായി തിളച്ച് കഴിയുമ്പോൾ തീകുറച്ച് വെക്കുക മൺചട്ടിയിലായതിനാൽ അടിയിൽ പിടിക്കാതെ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം വെള്ളം വറ്റുമ്പോൾ തീ off ചെയ്യുക അടുത്തതായി beef വേവിക്കണം കഴുകി വൃത്തിയാക്കി ഇടത്തരം കഷ്ണങ്ങൾ ആക്കിയ beef ൽ masala പുരട്ടി അര മണിക്കൂർ വെക്കണം ഒരു kilo beef ഏകദേശം പതിനാറ് piece ഉണ്ടാകും

ഒരു tea spoon ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് അര മണിക്കൂർ വെക്കുക അടുത്തതായി gravy തയ്യാറാക്കാം മൺചട്ടി ചൂടാകുമ്പോൾ രണ്ട് tablespoon എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പോൾ ബാക്കിയുള്ളൊരു tablespoon ഇഞ്ചി വെളുത്തുള്ളി paste പച്ചമുളക് കീറിയത് ചേർക്കുക പച്ചമണം മാറുമ്പോൾ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു kilo സവാള ചേർത്ത് വഴറ്റുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കുക സവാള നല്ല പോലെ വാഡിയത്തിനു ശേഷം പൊടി ബാക്കിയുള്ള പൊടികൾ ചേർക്കണം അര tea spoon മഞ്ഞൾപ്പൊടി ഒരു table spoon മുളകുപൊടി രണ്ട് tablespoon മല്ലിപൊടി ഒരു table spoon ഗരം masala ചേർത്ത് കൊടുക്കണം സവാളയുമായി നന്നായി യോജിപ്പിക്കാം വേണമെങ്കിൽ അര glass വെള്ളം അരപ്പ് പിടിക്കാനായി ചേർത്ത് കൊടുക്കണം വെള്ളം കൊടരുത് gravy നല്ല കുഴമ്പ് പരുപമാകുമ്പോൾ തീ off ചെയ്യാം അടുത്തതായി beef തയ്യാറാക്കുന്നതാണ് മൺചട്ടിയിൽ രണ്ട് tablespoon എണ്ണയൊഴിച്ച് ചൂടാക്കുമ്പോൾ beef masala പുരട്ടിയത് ചേർത്ത് ഇളക്കുക

cooker ൽ വേവിക്കുമ്പോൾ വെള്ളം അതികം ചേർക്കേണ്ട മൊത്തത്തിൽ ഒരു glass വെള്ളം മതിയാകും cooker മതിയാകും cooker തണുത്തതിനുശേഷം

യോജിപ്പിച്ച് പത്ത് minute കൂടി വേവിക്കുക gravy യിൽ വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുക rice ഉം beef masala യും ready ആയിട്ടുണ്ട് അടുത്തതായി ധം ഇടണം ധം ഇടുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടുക മൺചട്ടി ബിരിയാണി ആയതുകൊണ്ട് മൺചട്ടിയിൽ തന്നെയാണ് ധം ഇടുന്നതും ആദ്യത്തെ layer rice ഇടുക അതിന്റെ മുകളിലായി വറുത്ത് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ സവാള വറുത്തത് വിതറുക അതിനു മുകളിൽ beef masala എല്ലാ വശങ്ങളിലുമായി ഇട്ടുകൊടുക്കുക അതിന്റെ മുകളിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില പുതിനയില വിതറുക വീണ്ടും rice ഇടുക masala യും rice ഉം തീരുന്നത് വരെ തുടരുക

വെള്ളം ഒഴിക്കുക ചെറിയ തീയിൽ അര മണിക്കൂർ അടച്ചിടുക ആവി മുകളിലോട്ട് വരുമ്പോൾ തീ off ചെയ്യാം നമ്മുടെ ധം ബിരിയാണി ready ആയിട്ടുണ്ട് ചൂടോടെ തന്നെ അച്ചാറും പപ്പടവും salad ഉം കൂട്ടി കഴിക്കാം അപ്പോ easy ആയിട്ടുള്ള beef ധം ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പൊ ഇത്രയുള്ളൂ നന്ദി നമസ്ക്കാരം